നമസ്കാരം. എന്തൊക്കെ വർത്താനം?

ആഹ് നമ്മള് ഇപ്പത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ ഒസ് ഒര് സമ്പ്രദായ സിസ്റ്റത്തിനെക്കുറിച്ച് എന്താണ് നിങ്ങളൊര് അഭിപ്രായങ്ങളൊക്കെയൊന്ന് രേഖപ്പെടുത്ത്. കേരള വിദ്യാഭ്യാസമെന്ന് വെച്ചാല് കാലത്തിന് അനുസ് അനുസൃതായിട്ടൊള്ള പരിഷ്‌കാരങ്ങളും വിദ്യാഭ്യാസ പരിഷ്‌കാരങ്ങളും അതുപോലെ കുട് ഏഹ് കുട്ടികളുടെ ഏഹ് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആഹ് ബോധവും ഏഹ് മൂല്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിലെ കേരളത്തിലെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നത്.

ഏഹ് ഇന്ന് ഇതില് ഇപ്പോ നമ്മള് നോക്കണ്ടത് ഇപ്പ നമ്മടെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങള്, ഇപ്പ കേരളത്തില് മൊത്തത്തില് വിജയ വീഥിന്നുള്ള സംബ്രദായോക്കെ വിദ്യാഭ്യാസത്തീന്ന് ഒരുപാട് മാറ്റം വന്ന സംഗതികളാണല്ലോ, അയിനെപ്പറ്റി ഇങ്ങൾക്കെന്തൊക്കെയാണ് പറയാനറിയാ?

അതിൽ നിന്ന് ആഹ് അതിൽ നിന്ന് തന്നെ വളരെ ഉന്നതിയിലുള്ള ഏഹ് ജില്ലയാണ് മലപ്പുറം എന്നുള്ളത്.

അതെ അതെ, അതെ അതെ. ഏഹ് മലപ്പുറം ജില്ല നമ്മള് നോക്ക്കാണെങ്കിൽ മലപ്പുറം ജില്ലാ എന്നുള്ളത് ഏഹ് എന്നും എസ്എസ്എൽസിടെ ആയാലും പ്ലസ് ടുവിന്റെ ആയാലും റിസൾട്ടുകളിലൊക്കെ നമ്മളെന്നും പ്രഫുല്ലിതം ആയിട്ട് തന്നെ നിറഞ്ഞ് നിൽക്കുന്ന ഒന്നാണ്. അതെ അതൊര് കാലത്ത് പറ്റെ ബാക്കിലായിരുന്നു. പറ്റെ ബാക്കിലെന്ന് പറഞ്ഞാല് മൊത്തം കേരളത്തില് എത്ര ശതമാനുണ്ടോ അതില് ഇരുപത് ശതമാനോ ഒക്കെ താഴ്ത്തായിട്ടാണ് ഏഹ് കെ ഏഹ് ഈ മലപ്പുറം ജില്ലേടെ ശതമാനം കണ്ടിരുന്നത്. പക്ഷെ പിന്നെ വന്ന ശേഷം ഈ വിജയവീഥീന്റൊക്കൊരു റിസൾട്ട് കാരണം കിട്ടിയത്

ഏഹ് ഒരുപാട് മാറ്റാണ്. അതായത് മൊത്തം കേരളത്തിന്റെ വിജയ ശതമാനത്തിന്റെ രണ്ട് ശതമാനോ അഞ്ച് ശതമാനോ ഒക്കെ കൂടുതലായിട്ടാണ് സാധാരണ ഇപ്പ നമ്മള് കണ്ടുകൊണ്ടിരിക്കണെ. അതെ അതെ. പക്ഷെ ഇതില് വരുന്നൊരു മ പ്രശ്നമെന്ന് വെച്ചാല് കേരളത്തില് ഇന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള നാടാണല്ലോ മലപ്പുറംന്നുള്ളത്.

ഈ മലപ്പുറത്തിന് അതിന്റേതായ രൂപത്തിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഏഹ് സീറ്റ് നിയമനായാലും മറ്റ് കാര്യങ്ങളായാലും സൗകര്യങ്ങൾ വളരെ കൊറവാണ് എന്നുള്ളതാണൊരു പ്രശ്നം. ആഹ് അത് തീർച്ചയായും ശെരിയാണ് കാരണംന്ന് വെച്ചാലിപ്പോ ഒരു പത്ത് കഴിഞ്ഞൊരു കുട്ടിക്ക് പ്ലസ് ടു ജോയിൻ ചെയ്യുന്ന സമയത്ത് മാർക്കത്ത്യാവശ്യം ഒരുപാട് എ പ്ലസുകൾ ഉണ്ട്ന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടണില്ല.

കാരണം കാരണംന്ന് വെച്ചാലത് അത് സ്ഥാപനങ്ങടെ ഒര് കൊറവ് എന്നൊക്കെ പറയാം. അതെ. അത് പരി നല്ല പരി ഇതാണ്. അത് ഈ ശതമാനങ്ങളിലേക്കെല്ലാം ആയി മാറണം എന്നാണ് നമ്മടെയൊക്കെയൊരഭിപ്രായം. അതെ, അതിലും ഒന്നും കൂടി എഹ് കണ്ടറിയണം, കണ്ടറിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങള് വരണം. വന്നിട്ട് ഒരുപാട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാക്കിത്തീർക്കണംന്നുള്ളതാണ് നമ്മളിപ്പ മനസ്സിലാക്കുന്നൊരു സത്യം, അങ്ങനെ വേണംന്നുള്ളത് തന്നെ.

ഉം കാലിക്കറ്റ് യൂണിവേഴ്‌സിറ്റി വന്ന് ഏഹ് വന്നതുകൊണ്ടുള്ള ഉപകാരങ്ങൾ നമുക്ക് ഏഹ് വളരെ സിംപിളായിട്ട് തന്നെ ഏഹ് സ്ഥിതീകരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളു. കാരണം എഹ് ഏഹ് കാലിക്കറ്റ് യൂണിവേഴ്‌സിറ്റിയാണെങ്കില് നിലവില് ഒരു വിദ്യ എഹ് വിദൂര വിദ്യാഭ്യാസത്തിനൊള്ള പ്രശ്നങ്ങളൊണ്ടെങ്കിലും ഏഹ് അതേ നല്ല രൂപത്തിലെന്നെ ഏഹ് ആളുകൾക്ക് ഏഹ് വിദ്യാർത്ഥികൾക്ക് നല്ല രൂപത്തിൽ തന്നെ അതിന്റേതായ പഠനരീതികളും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നൊണ്ട്.

അതെ അത് സി. എച്ച്. മുഹമ്മദ് കോയ അന്ന് ആ ചെയ്ത ആ ഒര് സംഭാവന അത് മലപ്പുറം ജില്ലയിലുള്ള എല്ലാർക്കും ഒരുപോലെ അത് ആശ്വസിക്കാനും അതാസ്വദിക്കാനും ഉള്ള ഒര് സൗകര്യം ഉണ്ടായീന്നുള്ളതാണ് സത്യം അല്ലേ?

അത് കൊണ്ട് വന്ന കൂടുതലഭിനന്ദനാർഹമാണ് അവര്. അതെ അതെ തീർച്ചയായും. കാരണത് മലപ്പുറത്ത് വന്നേന് ശേഷം ഒരുപാട് വിദ്യാഭ്യാസപരായിട്ട് ഒരുപാട് മാറ്റങ്ങളും ഏഹ് മലപ്പുറത്തെ ആളുകൾക്കെടേല് സ്റ്റുഡന്റ്സിന്റെടേല് വിദ്യാർത്ഥികൾക്കെടേല് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്.

ഇവര് പ്ലസ് ടു അല്ലെങ്കില് പത്ത് വരെ പോണ കുട്ടികളൊക്കെ ഒന്നുകൂടി ഉയർന്ന് ചിന്തിക്കാനൊക്കെ തൊടങ്ങി. അതെ. ഏഹ് പഴമകാലം ഇമ്മള് നോക്ക്കാണെങ്കില് ഒരു പരിധി കഴിഞ്ഞാല് സ്ത്രീകളായാലും ഏഹ് പുരുഷന്മാരായാലും പ അവർടെ പഠനം അവടെ നിർത്തി വെക്കാറുണ്ട്. ഇപ്പോ ഏഹ് ഒന്നൂടി വികസിതമായിട്ട് ന തീർച്ചയായിട്ടും ഒരു ഡിഗ്രി മേ എങ്കിലും അവര് മിനിമം എടുത്തിരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡിലാണൊരുവിധ ജനങ്ങളെല്ലാം ഉള്ളത്. അത് ശെരിയാണ്. അത് കാരണം തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാര് ആ ഒരവസ്ഥയിലായിരുന്നു. ഏഹ് തീരെ ഏഹ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള ഒരവസരം ഇണ്ടാവൂല്ലാന്നുള്ളൊരു പറച്ചിലായിരുന്നു. എന്തായാലും ഇതുവരെ സംസാരിച്ച് നിന്നേന് ഒരുപാട് നന്ദിയുണ്ട്.

ആഹ് ഒരുപാട് നന്ദി നമസ്കാരം.